ആ അതെ, എന്നിട്ട് നമ്മൾ പെരിന്തൽമണ്ണ എത്തിച്ചേർന്നു, എങ്ങനെയൊക്കെയോ വഴി തെറ്റി നമ്മൾ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് ഒരു മനസ്സിൽ മനസ്സിന് നല്ല സന്തോഷമായി. ഉം. ഞങ്ങൾ അവിടെ നിർത്തി, ഒരു side ൽ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു, ആ പേടിയെല്ലാം മാറാൻ വേണ്ടി കുറച്ചു നേരം വിശ്രമിച്ചു. അല്ലെ?

ഉം ആ hotel ൽ നിന്നും ഞങ്ങൾ order ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ car ൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, order ചെയ്തത് പൊറോട്ടയും അതുപോലെ തന്നെ chicken കുറുമയും beef കുറുമയും അതിലേക്കുള്ള ചാറുമായിരുന്നു അല്ലേ? അതെ, ആ~ആ tour നമ്മൾ ഒരിക്കലും മറക്കില്ല, നമ്മുടെ ഏർ ഇവിടുത്തെ ഈ tour പോന്ന കുട്ടിയുടെ birthday യുടെ പിറ്റേ ദിവസമായിരുന്നു നമ്മൾ tour പോയത്. ഉം. അതുകൊണ്ടുതന്നെ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു. അല്ലെ? അതെ കുറച്ചൊക്കെ സങ്കടമുണ്ടായിരുന്നെങ്കിലും ഒരു സന്തോഷമുള്ള യാത്രയായിരുന്നു, കുട്ടികളൊക്കെ dicky യിലായിരുന്നു. ഇരുന്നത്, അവർക്ക് ഏറെ സന്തോഷമായിരുന്നു. കുറച്ചുപേർ back ലും കുറച്ച് ~രണ്ടുപേർ മുന്നിലുമായിരുന്നു ഇരുന്നത്. ഒരടിപൊളി tour ആയിരുന്നു. നമ്മൾ car ൽ നിന്നും പൊറോട്ട കഴിച്ചപ്പോൾ വളരെ ഒരു, വളരെ ഒരു സന്തോഷമായിരുന്നു, കാരണം car ൽ ഇരുന്നു ഭക്ഷണം കഴിക്കുന്നവരും, dicky യിൽ മൂന്ന് പേർ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. back ൽ നിന്ന് നാലു പേർ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മുന്നിൽ നിന്നും രണ്ടുപേരും ഭക്ഷണം കഴിച്ചു അല്ലെ അതെ നമ്മൾ ഏർ pass ചെയ്ത് ഓരോന്ന് തിന്നുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമായിരിക്കും അല്ലെ? ഉം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം അല്ലേ? അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സന്തോഷമായിരിക്കും, എന്നിട്ട് നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടു. നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ട സമയം തന്നെ പന്ത്രണ്ട് മണിയോളമായിരുന്നു. അല്ലെ? ങ്ഹാ, അതെ, അതിനുശേഷം കുട്ടികൾക്ക് ഒക്കെ ഉറക്കം വന്നിരുന്നു. ഉം, ഞാനും നീയുമൊക്കെ ഉറങ്ങിയിരുന്നു അല്ലെ?

ങ്ഹാ കയറി, അപ്പോൾ നമ്മൾക്ക് പലർക്കും മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ എല്ലാവരും അവിടെനിന്ന് പോവുകയും ചെയ്തു അല്ലേ? ങ്ഹാ അതെ, ഒരുപാട് പേർ ഉണ്ടായിരുന്നു നമ്മുടെ tour ന്, നമ്മൾ pump അടിച്ചപ്പോൾ അത് ഞങ്ങൾ ശരിക്ക് അടിച്ചു, പറഞ്ഞ് അടിച്ചതുകൊണ്ട് അവർ

ഉം. അപ്പോൾ ഞങ്ങൾ വളരെയേറെ പേടിച്ചിരുന്നു, ഇനി ഈ സമയത്തെങ്ങാനും മാറിയാലോ എന്നുകരുതി അല്ലെ? അതെ നമ്മൾ പെരിന്തൽമണ്ണ ആയിരുന്നു, അവിടെ പോലും ആരുടെയും നമുക്ക് വീടില്ല, നമ്മുടെ കുടുംബത്തിലെ ആരുടെയും വീട് അവിടെ അടുത്തില്ല. നമ്മൾ വണ്ടിയില്ലാതെ എങ്ങനെ വീട്ടിലെത്തുമെന്നും ആയിരുന്നു നമ്മുടെ സംശയം, പക്ഷെ അവർ ഏർ അടിച്ചത് petrol തന്നെയായിരുന്നു. തെറ്റിയില്ല, അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ മാമൻ അടിച്ചത്. മ്മ്, നമ്മൾ അവിടെ തെറ്റിയിരിക്കുകയാ ~തെറ്റിയിരിക്കുകയാണെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാവില്ല. കാരണം പന്ത്രണ്ടോളം മണിയായിരുന്നു, അപ്പോൾ നമുക്ക് ഭക്ഷണം ഒന്നും കാണില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ ഭയമായിരുന്നു അല്ലേ? അതെ, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഒരു പന്ത്രണ്ടര -ഒരുമണി ആയിട്ടുണ്ടാകും. അപ്പോഴൊന്നും ആരും കൂടുതൽ യാത്ര ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭയമുണ്ടാകും.

ഉം. നമ്മൾ എന്നാൽ അവിടെ നിന്നും പുറപ്പെട്ടു, കുറച്ചു പോയപ്പോൾ നമ്മളൊരു~നമുക്കൊരു പേടിവന്നു, കാരണം അവിടെ ഒരാൾ വണ്ടിയിടിച്ചിട്ട് അവിടെ കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലെ? ആ അതെ, അത് ഒരു മണിക്ക് ഒക്കെ യാത്രചെയ്യുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളവർക്ക് ഭയമായിരിക്കും. കാരണം ഒരു മണിക്ക് ആരും hospital ൽ അധികമാരും ഉണ്ടാകില്ല, നമുക്ക് വളരെയേറെ പേടിയായിരിക്കും hospital ൽ ഒക്കെ കൊണ്ടുപോകാൻ ചിലപ്പോൾ വണ്ടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അല്ലേ? അതെ, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു വണ്ടിയുണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ ഒന്നും ഒരു മണിക്കൊന്നും യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. പക്ഷെ നമുക്കറിയില്ലല്ലോ. നമ്മ~നമ്മൾ ഇങ്ങനെ വഴിതെറ്റുമെന്നും ഒന്നും നമുക്കറിയില്ലല്ലോ. ഉം. എന്നിട്ട് നമ്മൾ അവിടെ നിന്നും പോന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി, നീ അപ്പോൾ എവിടെയായിരുന്നു കിടന്ന~വിശ്രമിച്ചിരുന്നത്? അപ്പോൾ ഞ~ നിന്നെയും നിന്റെ അനിയൻ കുട്ടനെയും ഞങ്ങൾ വീട്ടിൽ ഇറക്കി, ഞങ്ങൾ car ലായിരുന്നു ഇരുന്നത്. ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിലേക്ക് പോകാനായിരുന്നു കരുതിയിരുന്നത്, പക്ഷെ പക്ഷെ ഒരു time മ് വൈകിയത് കൊണ്ട് മാമൻ നമ്മുടെ ഉമ്മയുടെ വീട്ടിലേക്കു തന്നെ നാം പോയി. ങ്ഹാ, ഞാ~പിറ്റേ ദിവസമായപ്പോയേക്കും എനിക്ക് വളരെയേറെ സങ്കടമുണ്ടായിരുന്നു, കാരണം വലിയൊരു കൂട്ടത്തിൽ നിന്നല്ലേ നമ്മൾ പോന്നത്. കാരണം എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. അതിന്റെ സന്തോഷം കൊണ്ട് നമ്മൾ ആറാടുകയായിരുന്നല്ലോ അല്ലേ? ങ്ഹാ, അതെ, കുടുംബങ്ങളോടൊപ്പവും friends നോടൊപ്പവും ഒക്കെ പോകുന്നത് ഒരു രസമാണ്, അതൊരു, നമ്മുടെ tour ഒരു അടിപൊളിയായിരുന്നു, നമുക്ക് കുറച്ച് സങ്കടോക്കെ വന്നു. എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല, അമ്മാതിരി നല്ല രസമുള്ള ഒരു tour ആയിരുന്നു അല്ലെ?

അതുകൊണ്ട് തന്നെ നമ്മൾ ഏർ പിറ്റേ ദിവസമായപ്പോഴേയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു, നീ എപ്പോഴാണ് എന്നി~എന്നിട്ട് നിന്റെ വീട്ടിലോട്ട് പോയത്? എന്നിട്ട് ഞാൻ രാവിലെ അഞ്ചുമണിക്ക് നമ്മുടെ മറ്റേ മാമന്റെ കൂടെയാണ് പോയത്, കാരണം ഏർ നമ്മുടെ കാ~ tour പോകാൻ വന്ന മാമൻ കിടന്നുറങ്ങുകയായിരുന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാത്തതിന് കുറച്ചു നേരം വിഷമിച്ചു

hello നമസ്കാരം ഞാൻ ജലത്തെ പറ്റിയാണ് പറയുന്നത് അമൂല്യമായ പ്രകൃതി വിഭാഗമാണ് ജലം ഭൂമിയിൽ ജീവനു ജീവൻ ഉത്ഭവിക്കുന്ന തിന് കാരണമായത് ജലത്തിന്റെ സാന്നിദ്ധ്യം മൂലമാണെന്ന് അറിയാമോ അത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ എ ഏകദേശം അറുപത്തഞ്ച്‌ ശതമാനം ജലമടങ്ങിയിരിക്കുന്നു എന്നത് കൗതുകരമല്ലേ ജീ ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല കൃഷി വ്യോ വ്യവസായം ഊർജോൽപന്ൻ പാദനം ഗതാഗതം എന്നിവക്കെല്ലാം ജലം ആവശ്യമാണ് നിത്യ ജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നാം ജലം ഉപയോഗിക്കുന്നു ണ്ടല്ലോ പ്രകൃതിയിലെ വിവിധ സ്ത്രോതസ്സുകളിൽ നിന്നാണ് വൻ തോതിൽ ജലം നമുക്ക് ലഭ്യമാകുന്നത് മഴ വെള്ളം കിണർ ജലാശയങ്ങൾ അരുവികൾ നദികൾ കടൽ എന്നിവയൊക്കെ നമ്മുടെ ജലസ്ത്രോതസ്സുകളാണ് ജലത്തിന്റെ പ്രാധാന്യം ത്തെ കുറിച് ഒരു കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കൂ പ്രകൃതിയിൽ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിൽ കാണപ്പെടുന്ന പദാർത്ഥമാണ് ജലം ജലത്തിന്റെ ഏതെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം ജലത്തിന്റെ തിളനില ചിത്രം പതിനേഴെ point ഒന്നിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉപകരണങ്ങൾ ക്രമീകരിക്കുക ചുവരുട് ചുവടുരുണ്ട flask ഇൽ മുക്കാൽ ഭാഗം ജലമെടുക്കുക ജലത്തിൽ മുങ്ങി ഇരിക്കുന്ന രീതിയിൽ ഒരു thermometer ക്രമീകരിക്കുക thermometer ലെ റീ reasing രേഖപ്പെടുത്തുക

സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനില ആ ദ്രാവകത്തിന്റെ തിള നിലയാണ് ജലത്തിന്റെ തിളനില നൂറ് degree celsius ആണ് തിളക്കാൻ തുടങ്ങിയാൽ താപം വീണ്ടും നൽകിയാലും അതിനനുസരിച്ചു താപനില ഉയരാത്തത് എന്ത് കൊണ്ടാണ് ജലം തിളച്ചു

ജലം തിളച്‌ തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് താപനില ഉയരാത്തത് അതിനാൽ നാം കൊടുത്ത അധിക താപം മുഴുവൻ ഇതേ താപനില യിലുള്ള നീരാ വിയിൽ അടങ്ങിയിരിക്കും തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരവുമ ഗുരുതര മായും ഇതേ താപനിലയിലെ നീരാവി കൊണ്ടുള്ള പൊള്ളൽ എന്നതിന് വിശദീകരിക്കണം നല്ക്‌ വിശദീകരിക്കണം നൽകാൻ കഴിയുമോ മറ്റ് പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന ജലം നൂറ് degree celsius ൽ തിളക്കു മോ

എന്ത് കൊണ്ടാണെന്ന് അറിയാമോ മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നു ഉയരുന്നു pressure cooker ലെ ജലം നൂറ്റി ഇരുപത് degree celsius ൽ ആണ് തിളക്കുന്നത് അതിനാൽ ഉള്ളിൽ ഉയരുന്ന താപനില നിലനിൽക്കുന്ന നോ മർദ്ദം കുറഞ്ഞാലോ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം നൂറ് degree celsius നേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളക്കും ഇതിൽ ഇതിൽ നിന്നും എന്ത് മനസിലാക്കാം ജലം ബാഷ്പീകരിച്ച തിലനിൽ നിലയിൽ മാത് തിളനില യിൽ മാത്രമാണ്

നൂറ് degree celsius നും ഇടയിലുള്ള താപനില ഏർ കളിലും ജലം ദ്രാവക ദ്രാവക രൂപത്തിൽ സ്ഥിര സ്ഥിതി ചെയ്യുന്നു എന്നാൽ നൂറ് degree celsius വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷിം ബാഷ്‌ണമായി മാറുന്നു ഒരു ദ്രാവകം ബാഷ് മ മായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്‌മീകരണം ജലം ചൂടാക്കിയാൽ ആ ആഗിരണം ചെയ്യുന്ന താപം താപനില വർധിപ്പി ക്കുന്നതിനും ബാഷ്‌മീകര കരണത്തിനും ഉപയോഗിക്കുന്നു ജലത്തിന്റെ താപ ധാരിക ജലവും വെളിച്ചെണ്ണയും തുല്യ mass ൽ വെവ്വേറെ beaker കളിൽ എടുത്ത് ഒരു water bath ൽ ചൂടാക്കുക ജലത്തിന്റെയും വെളിച്ചെണ്ണയുടെയും താപനില thermome ter ഉപയോഗിച് നിശ്ചിത ഇടവേളകളിൽ അളക്കുക ഒരു നിശ്ചിത സമയത്തിൽ നുള്ളിൽ എന്തിന്റെ താപനിലയാണ് കൂടുത ഏതിൻറെ താപനിലയാണ് കൂടുതൽ ഉയരുന്നത് കണ്ടെത്തൂ ഒരേ mass ഇൽ എടുത്ത് എടുത്ത ജലത്തിനും വെളിച്ചെണ്ണയ്ക്കും ഒരേ അളവിൽ താപം നൽകിയിട്ടും ജലത്തിന്റെ താപനില പെട്ടെന്ന് ഉയരാ തിരിക്കാൻ എന്തായിരിക്കും കാരണം മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച് ഉയർന്ന താപം ത താങ്ങാനുള്ള കഴിവ് ജലത്തിനുണ്ട് ജലത്തിന്റെ ഉയർന്ന താപ ധാരിക പ്രയോജനപ്പെടുന്ന ചില സന്ദർഭങ്ങൾ നോക്കൂ വാഹന engine നു ഉള്ളിലെ താപം നിയന്ത്രിക്കാൻ radi ator കളിൽ ജലം ഉപയോഗിക്കുന്നു ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു ഭൂമിയുടെ മുൻ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നു സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഏകദേശം അറുപത്തഞ്ച് ശതമാനമ മാനത്തിലധികം ശതമാ നത്തിലധികവും ജലമാണ് ഇത് കൊണ്ടുള്ള പ്രയോജനമെന്ത് ആലോചി ച്ചു നോക്കൂ ജലത്തിന്റ ഘനീബി ഘനീഭവി ക്ക ഘനീഭവിക്കൽ freezer ൽ വെച്ച ജലം ഉറെ ഉറഞ്ഞു കട്ടിയാകുന്നത് നമുക്ക് പരിചിതമാണ് താപനില പൂജ്യം degree celsius ആകുമ്പോയാണ് ജലം ഐസി ഐ ice ആയി മാറുന്നത് ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിന്റെ ഖരാ ഘം ജലത്തിന്റെ ഖരാഗം പൂജ്യം degree ഷെൽ celsius ആണ് സാധാരണ ഏതൊരു വസ്തുവും തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും വ്യാപ് വ്യപ്‌ വ്യാപ്‌തം കുറയുകയുമാണല്ലോ ചെയ്യുന്നത് അപ്പോൾ സാന്ദ്രത വർധിക്കും അങ്ങനെയെങ്കിലും ജലം തണുത്തു ഉണ്ടാകുന്ന ice കഷ്ണങ്ങൾ വെൾ ള്ളത്തിൽ ഇട്ടാൽ തായ്‌ന്നു പോവുകയല്ലെ വേണ്ടത് അങ്ങനെയാണോ സംഭവിക്കുന്നത് ചെയ്തു നോക്കൂ നിങ്ങളുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയതെന്ത് എന്തായിരിക്കും കാരണം ice നാണോ ജലത്തിനാണോ സാന്ദ്രത കൂടുതൽ ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുപ്പിയിൽ മുക്കാൽ ഭാഗം ജലമെടുത്ത് ജലനിരപ്പ് അട യാളപെടുത്തിയ ശേഷം അടച്ചു freezer ൽ വെ വെക്കുക മണിക്കൂറുകൾക്ക് ശേഷം കുപ്പി പുറത്തെടുത്ത് നിരീക്ഷിക്കുക വെള്ളം ice ആയപ്പോൾ വികസിക്കുകയാണോ ചുരുങ്ങുകയാണോ ജലം ഘനീഭവിച്ച് ice ആകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു ജലത്തിന്റെ പ്രതലബലം ജല ചില പ്രാണികൾ ജലോ ഉപരിതലത്തിൽ ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ ഇതെങ്ങെനയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പാത്രത്തിൽ നിറയെ ജലമെടുത്ത് അതിന് മുകളിൽ ഒരു light ശ്രദ്ധ് ശ്രദ്ധയോടെ വെക്കുക light ജലത്തിൽ താഴ്ന്നു പോവുകയിൽ കുന്നില്ല ന്നില്ല ഇതിനുള്ള കരണമെന്തായി രിക്കും ഒരു ദ്രാവകത്തിന്റെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷ് ആകർഷനമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പാത്രത്തിൽ എടുത്ത ജലത്തിലെ തന്മാത്രകളുടെ ആകർഷണം ജലോപ രിതലത്തി ലെ തന്മാർത്തകൾക്കും മുകളിൽ ബാഷ്പ രൂപി രൂപത്തിലുള്ള ജലോ പരിതല ത്തിലെ തൻ ജലോപരിതലത്തിലെ തന്മാത്രകൾക്കു മുകളിൽ ബാഷ്പ രൂപി രൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ് അതിനാൽ വശങ്ങളിലേക്കും ഉം ഉള്ളിലേക്കുമുള്ള ആകർഷണ ഭലം കൂടുതലായിരിക്കും ഇതിൻ ഇത് മൂലം ജലോപരിതലം വലിഞ്ഞു മുറു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു ഇതിനു കാരണമായി സവിശേഷത പ്രതലബലം എന്നറിയപ്പെടുന്നു ചെറുപ്രാണികൾകു

പ്രതലബലം എല്ലാ ദ്രാവകങ്ങളുടെയും സവിശേഷത യാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ലോ ലോഹ വളയിൽ വളയത്തിൽ നൂല് കെട്ടി soap വെള്ളത്തിൽ മുക്കി അതിൽ soap പാട നിർമിക്കൂ പാടയുടെ ഒരു ഭാഗം പിൻ ഉപയോഗിച്ച് പൊട്ടിക്കുകയൊ ക്കുക അവശേഷിക്കുന്ന soap പാടയുടെ ആകൃതി എന്തായിരിക്കും ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്ര ങ്ങളുമായി നിങ്ങളു ടെ നിരീക്ഷണം താരതമ്യം ചെയ്യൂ അവശേഷിക്കുന്ന soap പാട എങ്ങനെയാണ് കാണപ്പെടുന്നത് ചെറിയ ജലത്തിനുള്ളി ള്ളിൽ ജല ത്തുള്ളികൾ ഗോളാകൃതി യിലാണല്ലോ കാണപ്പെടുന്നത് ജലത്തുള്ളികൾ ഗോളാകൃതി യിലാവാൻ എന്താണ് കാരണം പ്രതലബലം ഒരു ദ്രാവകത്തിന്റെ പ്ര പ്രതല പരപ്പളവ് പരപ്പളവ് കുറക്കുന്ന തരത്തിലാണ് അനുഭവി പ്പെടുന്നത് ഒരു നിശ്ചിത മാസ പദാർ ത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ് അതിനാ അതിനാലാണ് ചെറു ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാ പിക്കുന്നത് ജലത്തിന്റെ പ്രതലബലം കുറക്കാ നാവുമോ blade പൊങ്ങി കിടക്കുന്ന പാത്രത്തിലെ ജലത്തിൽ അൽപ്പം സൊ soap ലായനി

soap ജലത്തിന്റെ പ്രതലബലം കുറക്കുന്നു വെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ജലത്തിലെ ഘടകങ്ങൾ hydrogenoxygen എന്നീ ഘടക മൂലകങ്ങൾ

oxygen ഉം ചേർത്ത് ജലം നിർമിക്കാനും കഴിയും വൈദ്യുത വിശ്ലേഷണം വഴി ജലത്തെ ഘട കങ്ങളായി വികടിപ്പിക്കാൻ ഇതിനായി ചിത്രത്തിലേക്കും ചിത്രത്തിൽ ഇത് പോലെ നമുക്കൊരു ജല വോ voltometer തയ്യാറാക്കാം steel ആണിക്കും ആണികളും plastic bottle കളും ഇതിനായി ഉപയോഗിക്കാം ഏതാ നും തുള്ളി acid ചേർന്ന ശേഷം ജലത്തിലൂടെ battery ഉപയോഗിച്ച് വൈദ്യുതി കടത്തി വിടുക സാന്ദ്രത മാകുന്ന വാതകങ്ങൾ test tube ക tube കളിൽ ശേഖരിക്കുക ഇതിനായി രണ്ട് test tube കളിൽ നിറയെ ജലമെടുത്ത ശേഷം ഒട്ടും വാ വയു വായു കടക്കാതെ steel ആണികൾക്ക് മുകളിൽ കമിഴ്ത്തി വെക്കുക പരീക്ഷണത്തിന് ശേഷം test tube കളിലെ ജല നിരപ്പ് രേഖപ്പെടുത്തുക എന്ത് പ്രത്യേകതയാണ് ബോധ്യപ്പെടുന്നത് battery യുടെ negative ധ്രുവവുമായി ഘടിപ്പിച്ച test tube ൽ ശേഖരിച്ച വാതക ത്തിലേക്ക് ഒരു കത്തുന്ന ചന്ദനത്തിരി കാണിച്ചു നോക്കൂ കത്തുന്ന ഈ വാതകം hydrogen ആണ് hello hello എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ആ എന്താ പരിപാടി? ഞാന്

അപ്പൊ ഞാൻ വിളിച്ചത് നമുക്കിന്ന് COVID ninteen നെ പറ്റി കുറച്ചു സംസാരിച്ചാലോ?

ആ ഒരുപാട് പ്രശ്നങ്ങളും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്നല്ല എല്ലാവർക്കും ഇതുവരെ നമ്മൾ ഒന്നും കാണാൻ കഴിയാത്ത ഇപ്പ അടുത്തൊന്നും നമ്മള് കേട്ടിട്ടുപോലുമില്ലാത്ത ഒരു virus ആയിരുന്നു അന്ന് നമുക്ക്

ഒരുപാട് പ്രശ്നങ്ങള് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതേ എല്ലാവരും ആ രോഗത്തിന് പിടിപെടുകയും അതില് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്.

നിങ്ങൾക്ക് COVID nineteen നെ പറ്റി കൂടുതൽ സംസാരിക്കാൻ ഉണ്ടെങ്കി പറഞ്ഞോളൂ. എനിക്ക് COVID COVID nineteen നെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. കാരണം എൻടെ ജീവിതത്തിലും COVID വന്നു നിങ്ങളുടെ ജീവിതത്തിൽ COVID വന്നോ? നിങ്ങൾക്ക് വല്ല പ്രശ്നവും ഉണ്ടായോ?

എനിക്ക് COVID nineteen ബാധിച്ചിട്ടില്ല. പക്ഷേ എൻടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഒരാൾക്ക് COVID nineteen വന്നിട്ടുണ്ട്.

എന്നെ സംബന്ധിച്ചിടത്തോളം COVID മഹാമാരി അതിശക്തമായി പിടികൂടി. എത്രത്തോളം എന്ന് വെച്ചാല് ശ്വാസം കിട്ടാതെ hospital ലിൽ admit ആവേണ്ട അവസ്ഥ വരെ എത്തി.

ഉം അതെ. എനിക്ക് pregnant ആയ സമയത്ത് ആയിരുന്നു COVID വന്നത്. അതുകാരണം തന്നെ doss ഉള്ള മരുന്നൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അല്ലേ? അതെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാനും എൻടെ വീട്ടുകാരും എൻടെ കുട്ടികളെയൊക്കെ എന്നിൽ നിന്നും അകറ്റി. എന്‍ടെ ഭർത്താവിന് ജോലിസ്ഥലത്ത് നിന്നും വരാൻ അയച്ചില്ല. കാരണം ഈ രോഗം ഒരാൾക്ക് വന്നാൽ മറ്റൊരാൾ അഹ് മറ്റുള്ളവരിലേക്കും എത്തുമെന്ന് പറഞ്ഞ് എല്ലാവരെയും അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ആയിരുന്നല്ലോ. ആഹ് നിങ്ങള് quarantine ല് ഇരുന്നിരുന്നോ? അതെ quarantine ല് ഞാന് ഒ~ ഒരു മാസത്തോളം quarantine ല് ഇരുന്നിട്ടുണ്ട്. ഭക്ഷണത്തിനും മറ്റും ഒക്കെ നിങ്ങള് ആരാണ് സഹായിച്ചിരുന്നത്? ഭക്ഷണത്തിനു വേണ്ടി എൻ ന്നെ ഞാൻ ഗർഭിണിയായത് കാരണം ഒറ്റയ്ക്ക് ഇരിക്കാന്‍ പാടില്ലല്ലോ. ജോലി ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു, കാരണം ശ്വാസം ഒന്നും കിട്ടാതെ ചുമയും പനിയും ശരീരവേദന അതിശ ക്തമായ ശരീര വേദനയൊക്കെ ആയിട്ട് എണീക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ എനിക്ക് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിത്തരാൻ ഉണ്ടായിരുന്നത് എന്‍ടെ ഉമ്മയാണ്. എൻടെ ഉമ്മയും ഞാനും എൻടെ വീട്ടില് ഒറ്റയ്ക്കായിരുന്നു. കുട്ടികളെക്കെ എൻടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ എൻടെ husband ന്‍ടെ വീട്ടിലാണ് അന്ന് ഇരുന്നത്. quarantine ൽ ഇരുന്നത്. അതെ വളരെ ഒരു സങ്കടകരമായ നിമിഷം ആയിരിക്കും ല്ലേ? നിങ്ങൾക്ക് ഓർക്കുമ്പോൾ തന്നെ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു അനുഭവമായിരിക്കും ഈ COVID nineteen ബാധിച്ച ആ സമയത്ത് അല്ലേ? അതെ ഞാൻ അന്ന്

അതെ

എല്ലാവര്ടെ‍ അവസ്ഥയും ഇതുതന്നെ. ഒരുപാട് പേര് COVID nineteen ബാധിച്ച് ഒരുപാട് പേര് മരണത്തിന് COVID nineteen ബാധിച്ചു മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ corona എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളെപ്പോലെ ആ ദുരിതത്തിൽ നിന്ന് മറികടന്ന് വന്നവരും ഒരുപാടുണ്ട്. അത് തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷകരമായ കാര്യമായി പറയാം.

നാട്ടിലെ അതായത് എൻടെ അയൽപക്കത്ത് തന്നെ COVID വന്ന് മരണപ്പെട്ടവരും ഉണ്ട്. അതിൽ നിന്ന് രക്ഷ നെ വരാതെ മരണപ്പെട്ടു പോയവരും എൻടെ അയൽപക്കത്ത് ഉണ്ടായിരുന്നു. അതായത് ശ്വാസംമുട്ട് കാരണമാണ് അവരൊക്കെ മരണപ്പെട്ടത്. പിന്നെ ഈ രോഗം വന്നിട്ട് പേടിച്ചിട് അതാണ് ഏറ്റവും കൂടുതൽ പേര് മരണപ്പെടാൻ കാരണം ഉണ്ടായ്ക്ക്ണ്. നിങ്ങൾക്ക് ആ സമയത്ത് നല്ല പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരിക്കും ല്ലേ? അതെ എനിക്ക് പേടിയെന്ന് പറഞ്ഞാല് ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടില്ല. പിന്നെ എനിക്ക് പലരും വിളിച്ച് ആശ്വാസവാക്കുകൾ ഒക്കെ തന്ന് എല്ലാവർക്കും ഉണ്ട് പേടിക്കേണ്ട ഇത് അത്ര ശക്തിയേറിയതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ചു. കാരണം എപ്പഴും ഞാൻ ഗർഭിണിയായത് കാരണം എന്നെ നോക്കിയിരുന്ന doctor വിളിച്ചിരുന്നു. hospital ൽ നിന്ന് sister മാര് വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചിരുന്നു. അത് കാരണം എല്ലാവരുടെയും ഒരു ആശ്വാസവാക്കുകൾ ഒക്കെ കൊണ്ട് അങ്ങനെ ജീവി~ ജീവിച്ചു പോന്നു. അന്ന് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാം.

ഇന്നിപ്പോ doctor റെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അവരെയൊന്നും പറയാതിരിക്കാൻ വയ്യ. കാരണം ആ ദുരിത കാലഘട്ടത്തിൽ നമ്മളെക്കെ ഏറ്റവും സഹായിച്ച വ്യക്തികളാണ് ഈ doctors, nurse പിന്നെ police കാരൊക്കെ. അവരവരുടെ വീട്ടിൽ പോലും പോകാൻ പറ്റാതെ അവരുടെ കുടുംബങ്ങളിലെ കാര്യമൊന്നും ആലോചിക്കാതെ അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് നമുക്കുവേണ്ടി സഹായങ്ങൾ ചെയ്തു തന്നിരുന്നത്. ഒരുപാട് പേര് മരിച്ചെങ്കിലും ഒരുപാട് പേരെ നമുക്ക് vaccine നും മറ്റു മരുന്നുകളും വെച്ച് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ doctors ന്‍ടെ nurse ന്‍ടെയൊക്കെ പ്രധാന ജോലികൾ അവര് ചെയ്ത സഹായം അവരവരുടെ ജീവൻ പോലും പണയം വെച്ച് നമുക്ക് ചെയ്തു തന്ന സഹായങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒത്തൊരുമിച്ചു നിന്ന് പ്രവർത്തിച്ചാണ് നമ്മൾ ഈ corona യെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കിയത് അല്ലേ? അതെ എന്നെ സംബന്ധിച്ചോടത്തോളം തന്നെ പറയുകയാണെങ്കിൽ എന്നെ നോക്കിയിരുന്ന doctors ഉം എ~ എന്‍ടെ വിവരങ്ങൾ അറിയാന് ഇങ്ങോട്ടും വിളിച്ചിരുന്നു, ഞാൻ doctors നെ അങ്ങോട്ടും വിളിച്ചിരുന്നു. കാരണം

അതുകൊണ്ട് doctors ഒരു മരുന്ന് ഇന്ന് പറഞ്ഞു തന്നാല് നാളെ വേറൊരു മരുന്ന് പറഞ്ഞു തരും. അങ്ങനൊക്കെ ചുമണ്ടൊക്കെ ഞാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ police കാരുടെ കാര്യം പറയാണെങ്കിൽ എൻടെ അടുത്തൊന്ന് പ്രദേശത്തൊന്നും അത്ര തന്നെ ഈ COVID വന്നവരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാന്‍ ഒരു ഗർഭിണി കൂടി അല്ലേ, പിന്നെ അന്നത്തെ കാലത്ത് എല്ലാവരുടെ വിശേഷങ്ങൾ അറിയാനും police മാരൊക്കെ അവരുടെ വീട്ടു വീടുകളിൽ എത്തിയിരുന്നു. അഹ് എൻടെ വീടിലും എത്തിയിരുന്നു. എൻടെ വീട്ടിൽ വന്ന് എന്നോട് അവര് റോട്ടില്‍ നിന്ന് സംസാരിച്ചു. എന്നോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു. പിന്നെ പേടിക്കേണ്ട എന്ത് ആവശ്യുണ്ടെങ്കിലും ഈ number ലേക്ക് വിളിച്ചാൽ മതിറഞ്ഞു ഓരെ whatsapp number തന്നിരുന്നു. അവരുടെ contact number തൊക്കെ എനിക്ക് തന്നിരുന്നു. നല്ല സഹായങ്ങളും അവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട് വര്യാണെങ്കിലും വല്ല ambulance ന്‍ടെയൊ വല്ല സഹായങ്ങളോ വല്ല ആ അവശ്യ സാധനങ്ങളൊക്കെ വേണോങ്കിലൊക്കെ വിളി വിളിച്ചു വിളിക്കാൻ വേണ്ടി അവരു നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോ നിങ്ങള് അതിൽനിന്നൊക്കെ ജീ~ അതിജീവിച്ചു പോന്നു അല്ലേ?

സമയത്താണ് ഇത് ഉണ്ടായതെന്ന് ഇപ്പോ നിങ്ങക്കും കുട്ടിക്കും ഒന്നും ഒരു problem ഇല്ലല്ലോ? ഇല്ല ദൈവത്തിൻടെ അനുഗ്രഹം കൊണ്ട്

അതെ അതെ കാരണം അന്നത്തെ പ്ര~ എൻറെ പ്രയാസം കണ്ടാല് എ~ എൻടെ വയറ്റിലുള്ള കുഞ്ഞ് ജനിക്കും എന്ന് പോലും പറയാൻ പാടുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം അതിശക്തമായ

ഭയങ്കര വിരക്തി ആയിരുന്നു. എന്ത് കിട്ടിയാലും എനിക്ക് കഴിക്കണം എന്നുണ്ടെങ്കിലും എനിക്ക് കഴിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. രുചിയില്ലായ്മ മണമില്ലായ്മ ഒരു എന്‍ എന്താ പറയാ അന്നത്തെ അവസ്ഥ എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെ ഇപ്പോഴീ COVID nineteen ചൈനയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിൻടെ പ്രധാന ലക്ഷണങ്ങള് രുചിയില്ലായ്മ, പനി, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളാണ് സാധാരണ COVID nineteen നു ഉണ്ടായിക്കൊണ്ടിരുന്നത്.

ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലഘട്ട ന്നാ ഘ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്.